ഇവിടെത്തെ traveling എന്താന്നു വെച്ചാൽ നിങ്ങക്ക് എങ്ങനെ പോകാന ഇഷ്ടം അതൊക്കെ നിങ്ങളെ choose ആട്ടോ

പോവുമ്പ flight ആണ് സുഖം അപ്പൊ ഞാൻ ഏർ ഇവിടെത്തെ Number എങ്ങനെയാ കിട്ടിയത് Madam ത്തിനു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 ആഹ് അപ്പൊ എന്തൊക്കെ ഇവിടുത്തെ service ഉം കാര്യങ്ങളും ഒക്കെ അവര് പറഞ്ഞു തന്നിരുന്നോ service ആഹ് നല്ല service ആണ് ന്നു പറഞ്ഞിരുന്നു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

food ഏർ food നിങ്ങളന്നെ choose ചെയ്യാ ട്ടോ food നമ്മക്ക് എന്തും choose ചെയ്യാ ല്ലേ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

അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് choose ചെയ്യാം madam പറഞ്ഞോളൂട്ടോ madam തിന്റെ conditions ഒക്കെ എന്തും നിങ്ങൾ provide ചെയ്യുന്നുണ്ടോ

എന്തൊക്കെ കൊടുക്കുന്നെ സാധരണ എന്താ കൊടുക്ക

hello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

husband നും അതന്നെയാണ് അല്ലെ okay ഏർ പിന്നെ speicial ആയിട്ടു പറയാനുള്ളത് അവിടെ ഇപ്പൊ നമ്മള് ബെ ഏർ വേറെന്തെങ്കിലും ഏർ പരിപാടിയൊക്കെ conduct ചെയ്യാണെങ്കിൽ ഏർ അയിനുള്ള arrangments കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തതരുട്ടോ അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളെന്നെ ചെയ്യും ഇപ്പൊ ഏർ birthday അതേമാതിരി anniversary അങ്ങന special ആയിട്ടുള്ള moments ഒക്കെ ഇണ്ടല്ലോ അതൊക്കെ ഞങ്ങള് അഹ് എന്ത് ആഹ് included മ് മ് ഇപ്പൊ മണാലി കൊറേ അവിടെ ഉള്ള ride കാര്യങ്ങളൊക്കെ നിങ്ങക്ക് പോകാൻ പറ്റും ഞങ്ങടെ ഒരു guide നിങ്ങടെ കൂടെ ഉണ്ടാകും അപ്പൊ നിങ്ങൾ comfort ആയിരിക്കും ഉം അതൊക്കെ ഞങ്ങൾ provide ചെയ്യൂ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

മ് special ആയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോ

ആഹ് okay ഇതിലെന്നെ included ആണ് അതാണ് ഇവിടെത്തെ ഞങ്ങളുടെ ഒരു പ്രതേകതാന്നു പറഞ്ഞത് എല്ലാ എല്ലാംകൊണ്ടും ഈ pack ലു എല്ലാം ഉൾപെടും അതെ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

ഏതേങ്ങും room okay room ആണോ വേണ്ടത് എന്ന ചെറിയൊരു room കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരാഒരാ രണ്ടാൾക്ക് നിക്കാൻ പറ്റിയൊരു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

ആഹ് flight ൽ പോവുമ്പോ ഒരു ഏർ six o clock നു ഏർ madam ready ആണോ evening

നക്കൊരു one week നു ശേഷം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

date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

ready ആവുക അപ്പൊ ഇന്നിപ്പോ എത്രയാ date

ഇരുപതാണല്ലേ അപ്പൊ നിങ്ങൾക്ക് അടുത്ത twenty fifth നാണോ പോകാനുദ്ദേശിക്കുന്നെ twenty fifth അല്ല twenty seventh next week അല്ലെ അപ്പൊ ആഹ് ഒരു date നു fix ചെയ്യാനാ

അപ്പൊ twenty fifth ന്നു പറയുമ്പോ twenty seventh ന്നു പറയുമ്പോ same monday ആണല്ലേ അതെ അപ്പൊ നിങ്ങള് രണ്ടാളും മാത്രമാണോ പോകുന്നത്

flight നൊക്കെ correct time ലു എത്തണട്ടോ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

okay നിങ്ങൾ അതിന്റെ details provide ആഹ് details ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്കുള്ള food കാര്യങ്ങൾ അതേമാതിരി തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കും പിന്നെ നിങ്ങക്ക് എന്തെങ്കിലും doubt ഉണ്ടോ നിങ്ങക്ക് ഇഷ്ടമുള്ള food ഒക്കെ include ചെയ്യാട്ടോ അതാ ഞാൻ പറയുന്ന നിങ്ങൾക്ക് പ്രത്യേകിച്ച് discount ഉണ്ട് അപ്പൊ നിങ്ങക്കെന്താ നോക്കിയിട്ട് ചെയ്യാം

ആഹ് madam നിങ്ങളെ charge വരുന്നത് ഒരു ten thousand ആണ്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

ആഹ് ഇത് ten days ആണ് മ് ഓരോരോ days നനുസരിച്ചാണ് cash വരുന്ന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

അതെ ഏർ എത്ര ആൾക്കാരുണ്ടാകും family ന്നു പറയുമ്പോ family പറയുമ്പം ആഹ്

അത് ഏർ ഓരോരോ package ആണ് ഈ package ല് വരുന്നൊരു rate ആണ് ഞാൻ പറഞ്ഞത് ഇതിൽ നിങ്ങക്ക് എല്ലാം include ആണ് നിങ്ങള് ആ cash ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാല് പിന്നെ നിങ്ങൾക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല നിങ്ങളെന്താ ഇതുണ്ടാ

വേറെന്തെങ്കിലും doubt ഉണ്ടോ നിങ്ങൾക്ക് maam നിങ്ങക്ക് എന്ത് doubt ഉണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാട്ടോ ഒക്കെ clear ചെയ്തരുന്നതാണെ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

ആഹ് അപ്പൊ എങ്ങനെയാ create ചെയ്യാ അപ്പൊ room ലന്നെ create ചെയ്യാൻ പറ്റും ആഹ് create ചെയ്യാം surpri എന്താണ് നിങ്ങളുദ്ദേശിക്കുന്നെ നിങ്ങൾക്കിപ്പോ ഒരു

ആഹ് okay Surprised ആയിട്ടാണുന്നുണ്ടെങ്കിൽ ഞങ്ങള് എന്താപറ ഞങ്ങടെ guide ഉണ്ടാവുമല്ലോ നിങ്ങളുടെ കൂടെ

അപ്പൊ എന്താന്ന് നിങ്ങള് പുറത്തു പോകുന്ന ഒരു time ലു ഏർ create ചെയ്തവെക്കും set ആക്കി വെച്ചിട്ട് വരുമ്പോ നിങ്ങക്ക് surprised ആയിട്ട് കൊടുക്കാം

decorations കാര്യങ്ങള് പിന്നെ cake ഒക്കെ ഞങ്ങൾ തന്നെ arrange ചെയ്തുതരാം

വേറെന്തെങ്കിലും doubt ഉണ്ടോ madam വേറെ food ന്റെ കാര്യം ഒന്നും കൂടി ഇതാക്കുവ

ഏർ madam ത്തിനു ഞാൻ ചോയിച്ചില്ലേ രാവിലെ ഏതൊക്കെ foods ആണ് വേണ്ടന്നു പറയോ രാവിലെന്നു bread sandwich അങ്ങനെ okay പിന്നെ ഏർ ആണോ വേണ്ടത് ഉം പിന്നെന്തെങ്കിലും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

rice fried rice അതൊക്കെ ഇഷ്ടാണോ fried rice അതെ മാതിരി വേറെന്തെങ്കിലും പ്പോ നമ്മള് ഏർ anniversary ആവുമ്പോ നമ്മള് എന്താ എന്താ കൊടുക്കേണ്ടത് anniversary ക്കു gift ഒക്കെ നിങ്ങള് തെന്നെ ഏർ കൊടുക്കുമല്ലോ i mean decoration ഉം cake ഉം ഒക്കെ ഞങ്ങള് നോക്കും വെല്ലൊരു program ആയിട്ട് കഴിക്കുമ്പോ അങ്ങനെ program ആയിട്ട് കഴിക്കുമ്പോ നിങ്ങക്ക് വേണെങ്കിൽ നമ്മൾ special events ഒക്കെ ഒരുക്കിത്തരും അത്പോലെ cake ഉം കാര്യങ്ങളൊക്കെ extra charge ആവും എന്നാലും ഞങ്ങള് നിങ്ങക്ക് ചെയ്തുതരും അങ്ങനെ ചെയ്തുതരും ല്ലേ

madam ത്തിനു ഏതിലാണ് താല്പര്യം രണ്ടുമൂന്നു ദിവസമായി ചോദിക്കുന്നു അപ്പൊ നിങ്ങളുടെ plan ഇപ്പൊ ഞാൻ ഞാനിപ്പോ എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പോ നിങ്ങൾക്കിപ്പോൾ flight ൽ ആണ് പോകേണ്ടത് ten days ൽ, മണാലി ഏർ

മണാലി നമ്മളിനി ഒരു പത്തു ദിവസാണ് പോവാൻ വിചാരിക്കുന്നത് അപ്പോ ആ പത്തു ദിവസം കൊണ്ട് almost ഒരുവിധ എല്ലാ സ്ഥലങ്ങളും cover ചെയ്യണം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 മണാലി ആഹ് നമ്മള് മണാലി ഇപ്പൊ നാലുദിവസം spend ചെയ്യുവാണെങ്കിൽ ബാക്കി വരുന്ന ദിവസം നാല് ദിവസം മണാലി ബാക്കി എത്ര six days വേറെ places ല്ലേ okay അപ്പൊ ആഹ് food കാര്യങ്ങളൊക്കെ same repeatation ആണോ അതോ change വേണോ അതാ ഞാൻ

ഓരോ സ്ഥലങ്ങൾ

അങ്ങനെ ഒക്കെ വേണം അല്ലെ അപ്പൊ variety ആയിട്ടുള്ള foods ഒക്കെയാണോ നോക്കുന്നത് വേറെന്തെങ്കിലും wishes ഉണ്ടോ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 ആഹ് hello ഉം ഇപ്പൊ നമുക്ക് train ആണ് choose ചെയ്യുന്നുണ്ട് എങ്കില് ഈ package കിട്ടുമോ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 നിങ്ങൾക്ക് ഏതാണോ ഇഷമുള്ളത് അത് choose ചെയ്യാം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 ആ okay എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നിങ്ങള് മണാലിലേക്ക് ഇപ്പൊ flight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

നിങ്ങൾക്ക് എന്താണോ ഏർ ഇഷ്ടം അതാണ് നമ്മൾ നോക്കീട്ട് ചെയ്തു തരാ

ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് twenty five percentage offer ഉണ്ട് honey moon couples ആയത്കൊണ്ട് ഇപ്പൊ ഞങ്ങൾ ആക്കിയ offer ആണുകേട്ടോ അത് ആ അതെ

offer പ്രമാണിച്ചു നിങ്ങളിപ്പോ ഞങ്ങളുടെ offer പങ്കെടുത്ത്‌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

മാൽഡീവ്സ് ഇണ്ട് അതെ പോലെത്തന്നെ കേരള കേരളയിൽ നിങ്ങൾക്കെതാണ് വേണ്ടേ ഏർ

ഇടുക്കി ആ ആലപ്പുഴയിൻഡ് ആലപ്പുഴ house boat അവിടത്തെ food കാര്യങ്ങള് എല്ലാം ഉണ്ട് ആഹ് അവിടെ നമുക്ക് പോയിട്ട് ഏർ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 forest ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർ ചെയ്തുതരും ഏർ അവിടെ resort ഒക്കെ നിങ്ങൾക് വേണംന്നുണ്ടെങ്കിൽ ഒരു കൊറേ നല്ല resort ഒക്കെ arrange ചെയ്തരും നല്ല ambience ലു നല്ല food ഒക്കെ ഉണ്ടാവും ആ food പിന്നെ